പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളിൽ ഭൂരിഭാഗവും plastic bin കളിൽ pack ചെയ്തതാണ് വിതരണം ചെയ്യുന്നത് ഇത്

order ചെയ്യുന്നതിന് പകരം നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കണം പുനരുപയോഗം പല recycling company കളും ഉപയോഗിച്ച plastic can കളും കുപ്പികളും മറ്റു വസ്തുക്കളും എടുക്കുന്നു അതിനാൽ അവ വലിച്ചെറിയുന്നതിന് പകരം ഈ recycling company കൾക്ക് ഇവ നൽകണം പലചരക്ക് സാധനങ്ങൾ മൊത്തമായി വാങ്ങുന്നു പല ചെറിയ പലചരക്ക് packet കൾ വാങ്ങുന്നതിനേക്കാൾ ഒരു

pack ചെയ്യുന്നു ഈ രീതി അവലംബിച്ചാൽ പോലും നമുക്ക് plastic മാലിന്യങ്ങൾ കുറയ്ക്കാം plastic ൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മാലിന്യ നിർമാർജനവും അതിൻ്റെ വർദ്ധിച്ച അളവും ഒരു വെല്ലുവിളിയായി മാറുകയാണ് ഇതുമൂലം plastic മലിനീകരണം പോലുള്ള പ്രശ്നം ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് ലളിതവും ദീർഘകാലമായ ഈ നടപടികളിലൂടെ plastic മലിനീകരണത്തിൻ്റെ തോത് plastic മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കുന്നതിൽ നമുക്ക് തൃദാന്തമായ പങ്ക് വഹിക്കാനാകും ഉപന്യാസം നാല് ആമുഖം plastic മലിനീകരണത്തിൻ്റെ പ്രശ്നം അനുദിനം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി plastic ൻ്റെ ഉപയോഗം വളരെ വേഗത്തിൽ വർദ്ധിച്ചതായി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് plastic ഉപയോഗിക്കാൻ വളരെ എളുപ്പവും ലാഭകരവും ആണ് അതുകൊണ്ടാണ് plastic ഉൽപ്പന്നങ്ങൾ ആളുകൾക്കിടയിലെ വളരെ ജനപ്രിയമായതും ജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്ത് plastic ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് കൂടുതൽ plastic ഉപയോഗിക്കുന്നു കൂടുതൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു ഇത് plastic മലിനീകരണം പോലുള്ള അപകടകരമായ പ്രശ്നം സൃഷ്ടിക്കുന്നു ജീവിത പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു plastic ഉൽപാദനം ഉപയോഗപ്രദമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ plastic നിർമാർജനത്തോടൊപ്പം അതിൻ്റെ ഉല്പാദനവും ഒരുപോലെ ഗുരുതരമായ പ്രശ്നമാണ് എണ്ണ petroleum തുടങ്ങിയ പലതരത്തിലുള്ള fossil ഇന്ധനകളും plastic കളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു ഈ fossil ഇന്ധനങ്ങൾ പുനരുല്പാദിപ്പിക്കാൻ ആവാത്ത വിധവ വിഭവങ്ങളാണ് അവ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ fossil ഇന്ധനങ്ങൾ നീക്കം ചെയ്യാൻ ധാരാളം നിക്ഷേപങ്ങളും വിഭവങ്ങളും ആവശ്യമാണ് plastic ഉത്പാദനത്തിൽ നാം

സമുദ്ര ജീവിതം plastic മലിനീകരണം ഏറ്റവും മോശമായി ബാധിച്ചു plastic bag കളും മറ്റ് plastic കഷണങ്ങളും വായുവും വെള്ളവും ഉപയോഗിച്ച് സമുദ്രങ്ങളിലേക്കും സമുദ്രങ്ങളിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും കലർത്തുന്നു picnic നും camping നും പോകുന്നവരുടെ plastic കുപ്പികളിലൂടെയും packet കളിലൂടെയും plastic മലിനീകരണം പരത്തുന്നു ഇതെല്ലാം നദികളിലും കടലുകളിലും എത്തുന്നു ഇത് സമുദ്ര ജീവികൾക്ക് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കാരണം ഈ plastic കൾ നിരപരാധികളായ ജീവികൾ അവരുടെ ഭക്ഷണമായി കഴിക്കുന്നു ഇതുമൂലം മത്സ്യങ്ങളുടെയും കടലാമകളുടെയും മറ്റ് കടൽ ജീവികളുടെയും ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയുണ്ട് plastic മലിനീകരണം മൂലം ഓരോ വർഷവും നിരവധി സമുദ്ര ജീവികൾക്ക് അവർ ജീവികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു വരും കാലങ്ങളിൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു plastic മലിനീകരണം മനുഷ്യർക്കും ഭീഷണി കടൽ ജീവികളെ പോലെ മാലിന്യത്തിൽ അവിടെയും ഇവിടെയും ചിതറി കിടക്കുന്ന plastic മൃഗങ്ങൾ ഭക്ഷണമായി കഴിക്കുന്നു പലപ്പോഴും ഈ മൃഗങ്ങൾ ധാരാളം plastic കഴിക്കുന്നു അത് അവയുടെ കടലിൽ കുടലിൽ കുടുങ്ങുന്നു ഇത് അവയുടെ മരണത്തിലേക്ക് നയിക്കുന്നു plastic മാലിന്യങ്ങൾ കാലക്രമേണ കൂടുതൽ വഷളാകുന്നു ഇത് കൊതുകുകൾ ഈച്ചകൾ മറ്റ് പ്രാണികൾ എന്നിവയുടെ പ്രജനനത്തിനുള്ള നല്ല ആവാസ കേന്ദ്രമാക്കി മാറ്റുന്നു ഇത് വിവിധതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു plastic ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ നമ്മുടെ നദികളെയും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളെയും മലിനമാക്കുന്നു plastic മലിനീകരണം മൂലം നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം അനുദിനം മോശമായികൊണ്ടിരിക്കുകയാണ് ഇതുമൂലം നിരവധി രോഗങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു plastic മലിനീകരണം നേരിടാൻ കൂട്ടായ ശ്രമങ്ങൾ plastic വസ്തുക്കൾ നിർമാർജനം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് plastic മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിലോ ജലസ്രോതസ്സുകളിലോ എത്തുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നമായി മാറുന്നു മരവും കടൽ പോലെ നമുക്ക് അതിനെ കത്തിച്ചു നശിപ്പിക്കാൻ ആകില്ല കാരണം plastic ൻ്റെ ജ്വലനം ഭൂമിയെ അന്തരീക്ഷത്തിനും ജീവനും വളരെ ദോഷകരമായ നിരവധി ദോഷകരമായ വാതകങ്ങൾ ഉൽപാദിപ്പിക്കുന്നു ഈ കാരണത്താൽ plastic

plastic ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്താൻ കഴിയില്ലെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം plastic bag കൾ can കൾ gas കൾ തുടങ്ങിയ plastic കൊണ്ട് നിർമ്മിച്ച നിരവധി ഉൽപ്പന്നങ്ങളുടെ സ്ഥാനത്ത് വസ്ത്രങ്ങൾ paper bag കൾ steel കൊണ്ടുള്ള പാത്രങ്ങൾ തുടങ്ങി മറ്റ് പരിസ്ഥിതി സൗഹൃദ ഉൽപന്നങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം plastic മലിനീകരണം നിയന്ത്രിക്കുക എന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല വാസ്തവത്തിൽ സർക്കാരിന് മാത്രം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ plastic മലിനീകരണം കുറയ്ക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകേണ്ടത് നമ്മുടെ കടമയാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി plastic മലിനീകരണത്തിൻ്റെ തോത് വളരെ വേഗത്തിൽ വർദ്ധിപ്പിച്ചു ഇത് ഗുരുതരമായ ആശങ്കാജനകമാണ് വർദ്ധിച്ചുവരുന്ന plastic ൻ്റെ ഉപയോഗം നിർത്തിയാൽ മാത്രമേ ഈ ഭയാനകമായ പ്രശ്നം മറികടക്കാൻ കഴിയു ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടു വരണം അത് തടയാൻ നാം നമ്മുടെ വിലപ്പെട്ട സംഭാവന നൽകണം കരളി കരയിലും കടലിലും plastic മാലിന്യം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ലോകം ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാൽ plastic വസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ plastic മലിനീകരണം തടയാനും നിയന്ത്രിക്കാനും നടപടികൾക്ക് മുന്തിയ പരിഗണന ലഭിക്കേണ്ടതുണ്ട് ഒരു minute ൽ ഒരു truck plastic സമുദ്രത്തിലേക്ക് plastic മാലിന്യത്തിലെ വിഷമയമായ പദാർത്ഥങ്ങൾ വെള്ളത്തോട് ചേർന്ന് മണ്ണിലും അടുത്തുള്ള പുഴകളിലും എത്തിച്ചേരുകയും അവയുടെ ഉള്ള ജീവികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതിനൊപ്പം നാം വലിച്ചെറിയുന്ന ഭക്ഷണ സാധനങ്ങളോടൊപ്പം ഉള്ള plastic മൃഗങ്ങൾ ക്കും ഭീഷണിയാണ് Great Pacific Garbage Patch സമുദ്രങ്ങളിലേക്ക് എത്തുന്ന plastic മാലിന്യം വലിയ ദ്വീപിൻ്റെ ആകൃതിയിൽ കെട്ടിക്കിടക്കുന്നതിനെ plastic patch കൾ എന്ന് പറയും indian മഹാസമുദ്രത്തിൽ ഒന്നും പസഫിക് സമുദ്രത്തിലും അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലും രണ്ട് വീതവും ഭീമാകാരമായ plastic patch കൾ കണ്ടെത്തിയിട്ടുണ്ട് പസഫിക് സമുദ്രത്തിൽ ഹവായിക്കും കാലിഫോര്‍ണിയക്കും ഇടയിൽ കാണുന്ന plastic ദ്വീപാണ് Great Pacific Garbage Patch രാജസ്ഥാൻ്റെ ഇരട്ടിയോളം വലിപ്പമുണ്ട് ഇതിന് സമുദ്രത്തിലെ plastic മലിനീകരണം എത്ര ഭീകരമാണെന്നതിൻ്റെ തെളിവാണിത് കരയിലും കടലിലും plastic മാലിന്യങ്ങൾ ഉള്ളതുപോലെ വായുവിലും ഇവയുടെ സാന്നിധ്യം ഉണ്ട് micro plastic എന്ന് വിളിക്കപ്പെടുന്ന ഇവ അന്തരീക്ഷത്തിൽ തങ്ങിനിൽക്കുകയും അത് ജീവികളുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നു ശ്വാസകോശങ്ങളിൽ എത്തുന്ന ഇവ രക്തത്തിൽ കലർന്ന് ആരോഗ്യത്തെ ബാധിക്കും ശ്വാസകോശ അർബുദം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് plastic കത്തിക്കുന്നത് മൂലമുള്ള മലിനീകരണവും വേറെ brilliance ball ൽ നിന്നു brilliance കളിക്കാനുള്ള ball നിർമ്മിച്ചിരുന്നത് പണ്ട് ആനയുടെ കൊമ്പ് ഉപയോഗിച്ചയിരുന്നു ഈ ആവശ്യത്തിനു വേട്ടയാടുന്നത് മൂലം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആനകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു ഇത് തടയാൻ ചിന്തകൾ തുടങ്ങി ആയിരത്തിഎണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അമേരിക്കക്കാരനായ ജോൺ ബെറ്റ് ലീ ഹയാൽ എന്നയാൾ സസ്യകോശങ്ങളിൽ നിന്ന് കാണുന്ന cellulose ഉപയോഗിച്ച് celluloid എന്ന പദാർത്ഥം ഉണ്ടാക്കി എന്നാൽ ഇത് പഴയ ball നേക്കാൾ ഭാരമുള്ളതായിരുന്നു എന്ന് മാത്രമല്ല വേണ്ടത്ര bounce ഇല്ലായിരുന്നു എന്നിരുന്നാലും അവ ഉപയോഗിച്ച് മറ്റ് പല ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞു ഇതാണ് ആദ്യത്തെ plastic എന്നറിയപ്പെടുന്നത് celluloid പെട്ടെന്ന് തീപിടിക്കുന്നതിനാൽ ഉൽപാദനം അപകടം പിടിച്ചതായിരുന്നു ആയിരത്തിത്തൊള്ളായിരത്തി ഏഴിൽ ശാസ്ത്രജ്ഞൻ കൽക്കരി ടാർൻ്റെ ഉപോൽപന്നമായ fino formaldehyde മായി സംയോജിച്ച് ബേക്കലൈറ്റ് എന്ന polymer ഉണ്ടാക്കിഎടുത്തു ഇത് അത്രവേഗം തീപിടിക്കാത്തതും അസംകൃത വസ് അസംസ്കൃത വസ്തുക്കൾ കൂടുതൽ ലഭ്യമായിരിക്കുകയും മായിരുന്നു hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം ലയണൽ മെസ്സിയെ കുറിച്ചാണ് ഒരു അർജന്റീനിയൻ professional football കളിക്കാരനാണ് ലിയോ എന്ന് വിളിക്കപ്പെടുന്ന ലിയോണൽ ആന്ദ്രസ് മെസ്സി league പി PSG യിലും അർജന്റീന ദേശീയ team ലും forward ആയി കളിക്കുന്നു തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച football കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു

ഏഴു തവണ നേടുന്ന ആദ്യ കളിക്കാരനായി രണ്ടായിരത്തി ഒമ്പത്‌ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിനൊന്ന് രണ്ടായിരത്തിപന്ത്രണ്ട് വർഷങ്ങളിലുമായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്

നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് ബാർസലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു ബാർസലോണ club അദ്ദേഹത്തിന് ഉയരക്കുറവിനു ചികിത്സ നിർദ്ദേശിച്ചു അതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ club ആയ new wealth old boys team ൽ നിന്ന് അദ്ദേഹം വിട്ടുപോരുകയും കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു രണ്ടായിരത്തിനാല് രണ്ടായിരത്തിഅഞ്ച് season ൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം goal നേടി അങ്ങനെ club നായി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ആദ്യ season ൽ തന്നെ ബാർസലോണ la liga cup നേടി രണ്ടായിരത്തിആറ് രണ്ടായിരത്തിഏഴ് season ലാണ് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ച്ചവെച്ചത് classic മത്സരത്തിൽ ഒരു hatric നേടിയതടക്കം ഇരുപത്തിആർ മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി രണ്ടായിരത്തിഎട്ടിലെ രണ്ടായിരത്തിഎട്ട് ഒമ്പത് season ൽ അദ്ദേഹം മുപ്പത്തിയെട്ട് goal കൾ നേടി ആ season ൽ ബാർസലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോൾ team ൻ്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു രണ്ടായിരത്തിഒമ്പത്‌ പത്ത് season ൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാപ്പത്തിഏഴ് goal കൾ നേടുകയും ബാർസലോണക്കായി ഒരു

final ൽ നേടിയ രണ്ട്‌ goal കളടക്കം ആകെ ആറ് goal കളാണ് അഹ് ആ championship ൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതിനുശേഷം അദ്ദേഹം അർജന്റീന team ലെ സ്ഥിരം അംഗമായി FIFA ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലെ കോപ്പ അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാരനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തിഎട്ടിലെ begium olympics ൽ ജേതാക്കളായ

എന്ന record ൽ ഗെർഡ് മുള്ളറ മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് december ഇരുപത്തിന് ഒരു calender വർഷം തൊണ്ണൂറ്റിഒന്ന് goal കൾ എന്ന സർവ്വ കാല record കൾ സ്ഥാപിച്ചു

ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുകയും എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായി പരക്കെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന മെസ്സി record ഏഴ് ballan d'Or award കൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഏഴ് june ഇരുപത്തിനാലിന് ജോർജ്ജ് ഹൊറാസിയോ മെസ്സിയുടേയും സെലിയ മറിയ കുചിറ്റിനിയുടേയും മകനായി അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് മെസ്സി ജനിച്ചത് ഇറ്റലിയിലെ അൻകോന എന്ന നഗരത്തിൽ നിന്നും ആയിരത്തിഎണ്ണൂറ്റിഎമ്പത്തിമൂന്നിൽ കുടിയേറിപ്പാർത്തതാണ് മെസ്സിയുടെ പൂർവ്വികനായ ഏയ്ഞ്ചലോ മെസ്സി അദ്ദേഹത്തിന് റഡിഗ്രോ എന്നും മത്യാസ് എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് കൂടാതെ മരിയ സോൾ എന്നു പേരുള്ള ഒരു സഹോദരിയും അഞ്ചാം വയസ്സിൽ തൻ്റെ അച്‌ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക club ആയ ഗ്രൻഡോളിയിൽ ചെ ചേർന്ന് മെസ്സി football കളിക്കാൻ തുടങ്ങി ആയിരത്തിതൊള്ളായിരത്തിതൊണ്ണൂറ്റി അഞ്ചിൽ പ്രാദേശിക പട്ടണമായ റൊസാരിയോവിലെ ഒരു club ആയ new wealth old boys ൽ ചേർന്നു പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചക്കു ആവശ്യമായ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 ലെയ്ഡയിൽ ഉണ്ടായിരുന്നു മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിനു ശേഷം ബാർസലോണ അദ്ദേഹവുമായി കരാറിലേർപ്പെട്ടു അദ്ദേഹം സ്പെയിനിലേക്ക് മാറി താമസിക്കാമെങ്കിൽ ചികിത്സക്കുള്ള പണം club ഏറ്റെടുത്തുകൊള്ളാം എന്ന് അവർ പറഞ്ഞു ഇതിനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം യൂറോപ്പിലേക്ക് മാറിത്താമസിക്കുകയും അദ്ദേഹം club ൻ്റെ youth team കളിൽ കളിച്ച് തുടങ്ങുകയും ചെയ്തു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 രണ്ടായിരത്തിമൂന്ന് november പതിമൂന്നിന് പോർട്ടോയുമായുള്ള സൗഹൃദ മത്സരത്തിലൂടെ മെസ്സി തൻ്റെ ആദ്യ ഔദ്യോഗിക മത്സരം കളിച്ചു ഒരു വർഷത്തിനുള്ളിൽ rank record അദ്ദേഹത്തെ തൻ്റെ ആദ്യ league മത്സരം കളിക്കാൻ അനുവദിച്ചു രണ്ടായിരത്തിനാല് october പതിനാറിന് എസ്പാന്യോളിനെതിരെയുള്ള ആ മത്സരം ആ മത്സരത്തോടു കൂടി ബാർസലോണക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ കളിക്കാരനും ലാ ലിഗയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനുമായി മെസ്സി മാറി സ് രണ്ടായിരത്തിഏഴ് september ൽ ബാർസലോണയിലെ തന്നെ ബോജൻ ക്രികിച് തകർത്തു രണ്ടായിരത്തിഅഞ്ച് may ഒന്നിന് അൽബാസെറ്റെക്കെതിരെ അദ്ദേഹം തൻ്റെ ആദ്യ goal ബാർസലോണക്കായി നേടി അപ്പോൾ മെസ്സിയുടെ പ്രായം പതിനേഴ് വർഷവും പത്ത് മാസവും ഏഴ് ദിവസവുമായിരുന്നു ബാർസലോണക്കായി ഒരു ലാ ലിഗ മത്സരത്തിൽ goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മെസ്സി മാറി രണ്ടായിരത്തി ഏഴിൽ മെസ്സിയുടെ സഹായത്തോടെ നേടിയ ഒരു goal ലൂടെ ബോജൻ

എൻ്റെ പതിനാറോ പതിനെഴോ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നു september പതിനാറിന് മൂന്ന് മാസത്തിനിടയിൽ രണ്ടാം തവണയും ബാർസലോണ മെസ്സിയുമായുള്ള കരാർ പുതുക്കി ആ പ്രാവശ്യം അദ്ദേഹത്തെ ഒന്നാം നിര ടീമിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ടാണ് കരാർ രണ്ടായിരത്തി പതിനാല് june വരെ പുതുക്കിയത് രണ്ടായിരത്തിനാലിൽ september ഇരുപത്തിആറിന് മെസ്സി spanish പൗരത്വം നേടി അതോടെ അദ്ദേഹം ലാ ലിഗയിൽ കളിക്കുന്നതിന് പൂർണ്ണസജ്ജനായി september ഇരുപത്തിഏഴിന് UEFA Champions League ഇറ്റാലിയൻ club ആയ ഇഡിനീസിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശികളുമായുള്ള കളി അദ്ദേഹം പകരക്കാരനായി ഇറങ്ങിയപ്പോൾ camp new വിലെ ബാർസലോണയുടെ ആരാധകർ ആരാ എഴുന്നേറ്റു നിന്നു കൊണ്ട് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻ്റെയും റൊണാൾഡീന്യോവിൻ്റെയും കൂട്ടുകെട്ട് ആരാധകർക്കൊരു വിരുന്നൊരുക്കി മെസ്സി ആ season ൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി ആറ് goal കൾ സ്വന്തമാക്കി കൂടാതെ ആറ് champions champions league കളികളിൽ നിന്നായി ഒരു goal ളും നേടി champions league ലെ രണ്ടാം round ലെ രണ്ടാം പാദത്തിൽ ചെൽസിക്കെതിരായി നടന്ന മത്സരത്തിൽ വലതു തുടയിലെ പേശിക്കുണ്ടായ പരിക്കുമൂലം അദ്ദേഹത്തിൻ്റെ ആ season രണ്ടായിരത്തി ആറു march ഏഴിന് അവസാനിച്ചു record ന്റെ ബാർസലോണ ആ season സ്പെയിനിലേയും യൂറോപ്പിലേയും ജേതാക്കളായിരുന്നു രാണ്ടായിരത്തിആറ് രണ്ടായിരത്തി ഏഴ് season ൽ മെസ്സി സ്ഥിരമായി ഒന്നാം team ൽ ഇടംപിടിച്ചു തുടങ്ങി ഇരുപത്തിആറ് മത്സരങ്ങളിൽ നിന്നായി ഏർ പതിനാല് goal കൾ മെസ്സി നേടി november പന്ത്രത്തിന്

ഡറിനെതിരെ ആയിരുന്നു ആ മത്സരത്തിൽ അദ്ദേഹം രണ്ടാം പകുതിയിൽ ഒരു പകരക്കാരനായാണ് കളിക്കാനിറങ്ങിയത് march പതിനൊന്നിന് നടന്ന ക്ലാസിക്ക് മത്സരത്തിൽ മെസ്സി വള വളരെ നല്ല നിലവാരത്തിലാണ് കളിച്ചത് പത്തു പേരായി ചുരുങ്ങിയ ബാർസലോണക്ക് അദ്ദേഹം തൻ്റെ hatric കിലൂടെ സമനില നേടിക്കൊടുത്തു അദ്ദേഹം നേടിയ മൂന്നു goal കളും സമനില goal കളായിരുന്നു അതിലെത്തന്നെ അവസാനത്തെ goal injury time ലായിരുന്നു നേടിയത് ഇതിലൂടെ classic മത്സരത്തിൽ ഏർ ഇവാൻ സമോറാനോക്ക് ശേഷം hatric നേടുന്ന ആദ്യ കളിക്കാരനായി ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും മെസ്സി തന്നെയാണ് season ൻ്റെ അവസാനത്തോടു കൂടി അദ്ദേഹം കൂടുതൽ goal കൾ നേടാൻ തുടങ്ങി league ൽ അദ്ദേഹം നേടിയ പതിനാല് goal കളിൽ പതിനൊന്നു goal കളും അവസാന പതിമൂന്നു മത്സരങ്ങളിൽ നിന്നാണ് പുതിയ മറഡോണ എന്ന പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകപ്പെട്ടു

മറ്റൊരു വിഷയവുമായി എത്തുന്നത് വരേക്കും നന്ദി നമസ്‌കാരം hello നമസ്ക്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ വിദ്യഭ്യാസത്തിനെ കുറിച് വിദ്യഭ്യാസ പുരോഗതിയെ വളരെയധികം സഹായിച്ചവയാണ് കേരളത്തിലെ വിദ്യഭ്യാസ സ്ഥാപനങ്ങൾ കാലഹിതമായ മാറ്റങ്ങൾ ഇവയുടെ ഘടനയിലും രീതിയിലും വന്നിട്ടുണ്ട്

ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ stamp committee report ൻറെ ഫലമായി കേരളത്തിലെ വിദ്യഭ്യാസ രീതിയിൽ വിപുലമായ മാറ്റം വരുത്തി class ഉകളുടെ പേരുകൾ മാറ്റി പഠനമാധ്യമത്തിൽ മാറ്റം വരുത്തി clubs നവീകരിച്ചു english നൊപ്പം school കളും

കളിൽ പഠന മാധ്യമം മാതൃക ഭാഷയാക്കി ആയിതൊള്ളായിരത്തി നാപ്പത്തൊമ്പതിൽ തിരുവാതിർക്കൂർ കൊച്ചി സം സം ജനത്തോടെയായിരിക്കും ന്നെ സംവൃദായം നിലവിൽ വന്നു ഏകവേദ പഠന സംവേദത്തിൻറെ കീഴിൽ

high school ഇൽ ഹിന്ദി ഒരു പഠന ഭാഷയായി സ്വീകരിച്ചു ആയിതൊള്ളായിരത്തി അയിമ്പത്തിമൂന്ന് അയിമ്പത്തിനാല് വിദ്യഭ്യാസ വർഷം ഹിന്ദി എല്ലാ medium school കളിലും high school ലും നിർബന്ധിത വിഷയമാക്കി lower secondary തല മ് വരെയുള്ള വിദ്യഭ്യാസം സർക്കാർ school കളിലും ഈ സ് അത് aided school കളിലും ആയിരത്തിതൊള്ളായിരത്തി അയിമ്പത്തിനാല് അയിമ്പത്തഞ്ച് വർഷം മുതൽ സൗജന്യമാക്കി സംസ്ഥാനം നിലവിൽ വന്നതോടെ മലബാർ മേഖലയിലും പുതിയ വിദ്യഭ്യാസ സ്ഥാ സമ്പ്രദായം നിലവിൽ വന്നു അഞ്ച് വയസ്സ് കഴിഞ്ഞാരംഭിക്കുന്ന school പഠനത്തിൻറെ കാലാവധി പന്ത്രണ്ട് വർഷമാക്കി school വിദ്യഭ്യാസത്തെ ഹൈ primary school എന്നും secondary school എന്നും രണ്ടായി തിരിച്ചു school class കളുടെ പേര് standard കൾ എന്നാക്കി ഒന്നുമുതൽ എട്ടുവരെയുള്ള standard കളാണ് primary പ്രി ഉപരിതലത്തിൽ ഉൾപ്പെടുത്തിയത് ആദ്യത്തെ അഞ്ച് standard കൾ lower primary യും അടുത്ത മൂന്ന് standard കൾ upper primary യും ആയി തരം തിരിച്ചു ആയിര്തൊള്ളായിരത്തി അയിമ്പത്തെട്ടിൽ high school course പുതുവർഷ പുതുവർഷമായും higher secondary course പന്ത്രണ്ട് വർഷമായും divide ചെയ്തു ഇതനുസരിച്ചു ആയിര്തൊള്ളായിരത്തി അയിമ്പത്തിയേഴ് september ല് കേരള education rules പാസ്സാക്കി ഒന്നാം standard കൾ ലേക്കുള്ള പ്രവേശ പ്രേവശനത്തിൻറെ പ്രായം അയ് അഞ്ചേ point അഞ്ച് വയസ്സായി തൃപ്തിപ്പെടുത്തി ആയിതൊള്ളായിരത്തി അയിമ്പത്തിയെട്ടിൽ അയിമ്പത്തൊമ്പത് മുതൽ english അധ്യയനം അഞ്ചാം standard മുതലും ഹിന്ദി അധ്യയനം ആറാം standard ലും ആരംഭിച്ചു ആയിതൊള്ളായിരത്തി അറുപതിൽ അറുപത്തൊന്ന് വർഷത്തിൽ english അധ്യയനം മൂന്നാം standard മുതലാരംഭിച്ചു ആയിതൊള്ളായിരത്തി അറുപത്രണ്ടില് പഠന പദ്ധതിയിൽ മാറ്റം വരുത്തി

എ പത്ത് വർഷ പത്ത് വർഷ school വിദ്യഭ്യാസമാണ് കേരളത്തിൽ തുടർന്നിരുന്നത് ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ര രണ്ട് ആദ്യമായി high school കളോട് ചെ ർന്ന് plus two സംവിധാനം നിലവിൽ വന്നു വർഷത്തിൽ ഒരിക്കൽ നടത്തിയിരുന്നതാണ് secondary school leaving certificateSSLC പരീക്ഷ പത്താം class ലെ അധ്യയനത്തിനുശേഷം march ഇൽ പരീക്ഷ നടത്തും ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതുമുതൽ september പന്ത്രണ്ട് പരീക്ഷ നിർത്തലാക്കി പത്താം class എൺപത്തഞ്ച് ശതമാനം ഹാജർ ഉണ്ടായിരിക്കണം സർക്കാർ പരീഷ കമ്മീഷണർ കൂടിയായി സംസ്ഥാന വിദ്യഭ്യാസ director ആണ് പരീഷയുടെ നടത്തി നടത്തിപ്പുക്കാരൻ രണ്ടായിരത്തിഅഞ്ച് march മുതൽ ലുള്ള SSLC പരീക്ഷയാണ് grading സംവിധാനത്തിലുള്ള മൂല്യനിർണയം പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ് ശത തൊണ്ണൂറ് ശത എ ശതമാനത്തിനു മുകളിൽ a plus എം A plus എമ്പത് എമ്പത്തൊമ്പത് ശതമാനം A എയ്‌വതെ എയ്‌വത്തൊമ്പത് ശത അറുപത്തറുപത്തൊമ്പത് ശതമാനം B അങ്ങനെ നീങ്ങുന്നു grading സംവൃതയത്തിലെ grade കൾ Degrade എങ്കിലും ലഭിക്കുന്നവർ ഉപരിപഠനത്തിന് യോഗ്യരാണ് Degrade ന് തായേ ലഭിക്കുന്നവർ ആ വർഷം തന്നെ say പരീഷ എയുതാം ങ്കിലും ഏതെങ്കിലും മൂന്ന് വിഷയങ്ങളിൽ Bplus grade നു തായേ ലഭിച്ചവർക്കൊക്കെ say പരീഷ എയുതാം കേരളത്തിലെ വിദ്യാലയങ്ങൾ പ്രധാനമായും സർക്കാർ ഏയ് എയ്ഡ്‌ സഡായും എന്നിവയായി തരംതിരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കളിലെ കണക്കനുസരിച് കേരളത്തിൽ ആയിര്ത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റിരുപത്തേഴ് school കളാണുള്ളത് ഇതിൽ പയിനൊന്നായിരത്തി ഇരുന്നൂറ്റിഎഴുപത്തി ഒന്ന് school കൾ വിദ്യാലയങ്ങൾ ഉണ്ടായി ഇതിൽ നാലായിരത്തി ആറുന്നൂറ്റി school കളിൽ ഏഴായിരത്തിഎഴുന്നൂറ്റയിമ്പത്രണ്ട് കളുമുണ്ട് രണ്ടായിരത്തിപത്തിൽ പയിനോന്നിൽ കേരത്തില്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റിനാപ്പതിനാല് ഉ school കൾ ഉണ്ടായിരുന്നു കേരളത്തിൽ പ്രധാനമായും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 combination നുകൾ നിലവിലുള്ളത് മുപ്പത്തിലധികം combination വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് english ഭാഷ എല്ലാ school കളിലും നിർബന്ധ വിഷയമാണ് ഒരൈതിക വിഷയവും ലഭ്യമാണ് വിദ്യാലയ വിദ്യഭ്യാസത്തിലൂടെ നാട്ടിലേ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോ vocational higher secondary വിദ്യഭ്യാസം കേരളത്തിലാരംഭിച്ചത് ആയിരത്തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ എൺപതിനാല് കാലയളവിൽ സംസ്ഥാനത്തെ പത്തൊമ്പത് സർക്കാർ school കൾ vocational higher scondary ആരംഭിച്ചു കാലത്തിനനുസ അനുസൃതമായ മാറാനായി പൊതു വ്യാസ മേല മേഖലകളിൽ അദ്ധ്യാപകർക്ക് നിരന്തരം പരിശീലനം നൽകിവരുന്നുണ്ട്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 അതിനായി സർക്കാർ ഒരു ദിനം ഓരോ മാസമോ കൃത്യമായി ഏറ്റവും കണ്ടെത്തുന്നു ആ ദിനം കുട്ടികളുടെ അധ്യയനം യാതൊരു കാരണവശാലും കുട്ടികളുടെ അധ്യയനം തടസ്സം വരാത്ത ശനിയാഴ്ച പോലുള്ള ദിവസം ആണ് നിശ്ചയിക്കുക staff ഉകൾ ആവശ്യമായി പരിശീലനം ലഭിച്ച resource വ്യക്തികളാണ് കൈകാര്യം ചെയ്യുക ഇതിനായി സംവർദ്ധമായ അധ്യാപകരെയായി നിയമിക്കുക ഈ പരിശീലനം സംസ്ഥാനത്തിൽ നിന്ന് തന്നെ നൽകുന്നു മാ master മാർ ജി ജില്ലാ തല പരിശീലനം നൽകുന്നു ജില്ലയിൽനിന്നും ഉപജില്ലാ ടെ പരിശീലനം നൽകി അവരെ സജ്ജരാക്കി പരിശീ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നു സർവശിക്ഷാ അധ്യയനത്തിന്റെയും മറ്റ് വിദ്യഭ്യാസ പുരോഗമന പ്രവർത്തനങ്ങളുടെയും ഫലമായി കേരളത്തിലെ school പ്രേവേശന നിരക്കി ആ വർദ്ധനവുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ രണ്ടായിരത്തി പത്തോമ്പ പയിമൂന്നോ പയിന്നല് എന്നി വർഷത്തിൽ പ്രേവേശനം നേടിയവരിൽ നാപ്പത്തൊമ്പത് നാപ്പതിനാല് ശതമാനം പേർ പെൺകുട്ടികളാണ് തിരുവന്തുരം പത്തനംതിട്ട ജില്ലകളിൽ ആൺകുട്ടികളേക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് പ്രവേശനം നട നേടിയത് ഇതേ അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയവരിൽ പയിനോന്നെ ശത point ഇരുപത്തെട്ട് ശതമാനം പേര് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നേ point തൊണ്ണൂറ്റേറ്റ് ശതമാനം പേർ പട്ടിക വർഗ്ഗത്തിൽ പെട്ടവരുമാണ് school പ്രേവേശനത്തിനായി പ്രേത്യേക fees ഇല്ല മുമ്പ് tuition fees ഏർപെട്ടിരിക്കുന്നു എന്നാൽ അത് നിർത്തലാക്കുകയാണ് school പ്രേവേശനത്തതിന് യാതൊരു നിലനിൽക്കുന്നില്ല ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ നൽകുന്നത്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 ICT യിൽ പ്രേത്യേക പരിശീലനം നൽകിയിരിക്കുന്നു ഒന്നാം class മുതൽ തന്നെ ICT പുസ്തകങ്ങൾ ഉണ്ട് കായിക കല വിദ്യഭ്യാസത്തിന്‌ പ്രേത്യേക പാഠപുസ്തകങ്ങൾ നിലവിലുണ്ട്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 pre primary മുതൽ എട്ടാം class വരെ എല്ലാ പൊതു വിദ്യാലയത്തിലും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുന്നുണ്ട് uniform സൗജന്യമായി നൽകുന്നുണ്ട് പഠന പിന്നോക്കങ്ങളിൽ നിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായി അനേകം പരിപാടികൾ നട നടന്നുവരുന്നുണ്ട് ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെടാനുള്ള പ്രത്യേക പരിശീലനം നൽകുന്നു ആയതിനു പ്രത്യേക അദ്ധ്യാപിക മാരെ നിയമിച്ചിട്ടുണ്ട് സർവോദയ higher secondary school വയനാട് കേരളത്തിൻറെ ഈ വർഷത്തെ ഏറ്റവും മികച്ച വയനാട് കേരളത്തിൻറെ ഈ school രണ്ടായിരത്തി പത്തൊമ്പത് പുരസ്‌ക്കാരത്തിന് അർഹത നേടിയവരാണ് pre primary മുതൽ plus two വരെയുള്ള കുട്ടികൾക്ക് സർക്കാർ പാഠപുസ്തകം അട അച്ചടിച്ചുമുതൽ നൽകിവരുന്നുണ്ട് എന്നാൽ എട്ടാം class വരെയുള്ള കുട്ടികൾക്ക്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 പാഠപുസ്തകത്തിനു പുറമെ അദ്ധ്യാപക സഹായികൾക്കും സർക്കാർ നൽ തയ്യാറാക്കിയ അദ്ധ്യാപകർക്കു നൽകിവരുന്നു പാഠപുസ്തകങ്ങൾ ഓരോ അഞ്ചു വർഷം കയ്യുമ്പോൾ പരിഷ് പരിഷിക്കുന്നുണ്ട് ആധുനിക ഉപയോഗിച് പാഠപുസ്തകങ്ങൾ അച്ചടിക്കുക

hello ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വിഷയം സാമ്പത്തിക മാറ്റങ്ങളാണ് പതിനെട്ടാം നൂ പതിനെട്ടാം നൂറ്റാണ്ടി നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഒരു സാധാരണ വ്യവസായ company മാത്രമായിരുന്നു English east india company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

സാമ്പത്തിക നേട്ടം കൈവരിക്കുക എന്നതായിരുന്നു അതു കൊണ്ട് തന്നെ company യുടെ രാഷ്ട്രീയ ഭരണത്തിന്റെ അടിസ്ഥാന അസ് അടിസ്ഥാന സാമ്പത്തിക മായിരുന്നു company യുടെ സാമ്പത്തിക നയം അതിന്റെ വ്യവസ വ്യവ വ്യാപാര പ്രവർത്തനങ്ങളുടെ വിപുലീകരണമായിരുന്നു ആയിരത്തി അറുനൂറു മുതൽ ആയിരത്തി എഴുന്നൂറ്റി അയിമ്പത്തിയേഴ് വരെയുള്ള English company യുടെ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 രാജ്യങ്ങളിൽ വില്പന നടത്ത നടത്തി ലാഭം നേടി ഇന്ന സാധനങ്ങൾക്ക് european രാജ്യങ്ങളിൽ വൻ പ്രചരണം നടത്തി company അവരുടെ ഉൽപന്നങ്ങൾ ലൂടെ വൻ ലാഭം നേടിയ നേടിയെടുത്തു indian സാധനങ്ങൾക്ക് യൂറോപ്പിൽ വൻ Demand വന്നതോടെ അവരുടെ ഉൽപ്പന്നവും വർധിപ്പിക്കേണ്ടി വരുന്നു

ഇതോടെ English ന്റെ ഇംഗ്ലണ്ടിന്റെ വിൽപ ഇംഗ്ലണ്ടിൽവിൽ വിൽക്കപ്പെടുന്ന indian സാധനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേ ഏർ വൻ അവർ british government ന്റെ സമ്മർദം ചെലുത്തി തുടർന്ന് indian സാധ സാധനങ്ങൾക്ക് ബ്രിട്ടനിൽ കനത്ത Customs തിരുവ ചുമ ചുമത്തപ്പെട്ടു ഇംഗ്ലണ്ടിന്റെ പിന്തുടർന്ന് കൊണ്ട് മറ്റു പല european രാജ്യങ്ങളും indian സാധനകൾക്കുള്ള ഏർ തീരുവ അമിതമായി വർധിപ്പിച്ചു വ്യാപാ വ്യവസായിക വിപ്ലവം എന്നതോടെ ഇംഗ്ലണ്ടിലും മറ്റ് Europian രാജ്യങ്ങളിലും ദേശീയ തലത്തിലുള്ള ഉത്പാദനം പിൻ പിൻ മടങ്ങ് വർധിച്ചു ആയിരത്തി എഴുന്നൂറ്റി അയ്മ്പത്തിയേഴിൽ English East India Company ബംഗാളിൽ ഭരണാധികാരി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 Company സ്വന്തം വരൂ Company സ്വന്തം വരുതിയിൽ നിർത്തി പരുത്തി വ്യാപാരം Company യുടെ കുത്തകയായതോടെ അതിന്റെ വില മാത്രം ക്രമാതീദമായി വർധിച്ചു കർഷകർക്ക് അവരുടെ സാധനങ്ങൾക്ക് കൂടുതൽ വില നൽകുന്നതിൽ നിന്നും Indian വ്യാപാരികളെ Company വിലക്കി വ്യവ വ്യവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നടന്നത് ഇതേ കാലഘട്ടത്തിലാണ് പുതിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉത്പാദന ക്ഷമത വർധിപ്പിക്കാൻ കഴിഞ്ഞു വ്യവസായിക വിപ്ലവത്തിന്റെ ഭാ ഭാഗമായി ഇംഗ്ലണ്ടിൽ സാമ്പത്തിക